എന്നാ പിന്നാ എന്തായിലും നമ്മക്ക് ഇത് ചെയ്ത് നോക്കാ അല്ലെ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

ആഹ് ഒരേച്ചി അഹ് അവിടെ ആഹ് പഠികിന്നിൻണ്ട് പക്ഷെ ഈ course അല്ല ചേർന്നത് വേറെ ഒരു course ആണ് medical coding ന്ന് ആ ചേച്ചി ചേർന്നിട്ടുള്ളത് ഓ അതെയ അപ്പൊ കൊറേ course ഉണ്ടോ അവിട ആ medical coding ഏർ കൊറേ course ഇണ്ട് medical coding, web designing, fashion desinging, beautician അങ്ങനെ എല്ലാ course ഇണ്ടിന്ന പറഞ്ഞെ

അപ്പം നമ്മക്ക് medical coding ഓ അത് science അല്ലെ അല്ലെ ഉം അഹ് അത് science ആണ് പക്ഷെ അത് കോഴപ്പുല്ല ഏർ science ആയാലും നമ്മക്ക് എല്ലാരിക്കും ചേരാൻ പറ്റുന്നെന്നേ അന്ന് അങ്ങനെ science back ഇല്ലവരിക്ക് മാത്രേ പറ്റൂന്നൊന്നുല്ല അതയാ എന്നാലും നമ്മക്ക് ഇതന്നെലേ നല്ലത് bcom പഠിച്ചതല്ലേ

ഇതില് തന്നെ ജോലി കിട്ടിയതെങ്കിൽ പിന്നെ pg ഒന്നും നോക്കണ്ടല്ലോന്ന് വിചാരിക്കിന്ന് ആ അതെ ഉം നീ പിന്നെ വേറെ ഏതേങ്കി നോക്കിനേർന്നോ ഇതല്ലാണ്ട് ഇല്ല വേറെ വേറങ്ങാനേ നോക്കിട്ടൊന്നും ഇണ്ടായിട്ടില്ല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

മ്മ് ഇവിടുത്തെ contact number ഇവിടുത്തെ number number ഞാൻ അവളോട് ചോയ്ച്ചു നോക്കട്ടെ ആ ആഹ് ഇതിന് ഇതിന്റെ പേരെന്നാ ഈ academy ടെ പേര്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

അതിന്റെ അട് അടുത്തെന്നേ അന്നാ പറഞ്ഞത് അത്യാ അപ്പൊ അടുത്തെന്നേ ആയില്ലല്ലേ

ആ അതെ നമ്മളേല് ഇപ്പം നമ്മളേല് ഇപ്പം ഒരെട്ടാള് ഇതില് ചേരാന്ന് പറഞ്ഞിട്ടുണ്ടായിന്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 എന്റയലിന്ന് പോയൊണ്ടാന്ന് മ ഏർ വിളിക്കാൻ പറ്റാന്നെ

ഞാൻ പിന്നെ എല്ലാരോടും ഓരോന്ന് ഇങ്ങന ചേരാൻ വേണ്ടിയിട്ട് നോക്കിനിണ്ട് അന്നേരം പിന്ന നാ നിന്നെ വിളിച്ച നോക്കിയതാ ആ നിനിക്ക് അക്ഷയേനും കൃഷ്ണേനും അറിയില്ലേ

ആ അവര് വേറെ അവര് ഇതിന് ചേരുന്നില്ല അവര് വേറെ ഏതിനോ വേറെ പുറത്തു പോയി പഠിക്കാന് പറയുന്നുണ്ടായിന് ആ എന്ന പൊറത് പോയി പഠിക്കാനൊന്നും വിടൂല എന്തായാലും അപ്പൊ ഇവിടെത്തന്നെ നോക്കണം എന്തെങ്കിലും ആയിട്ട് ആ എന്നേം അങ്ങനെ തന്നെ അന്ന് പൊറത്തേക്കൊന്നും പോണ്ട ഈട തന്നെ പരമാവധി നോക്ക് എന്നെന്നേയാ പറഞ്ഞിട്ടുള്ളത് പിന്നാ pg അന്നെ ആന്ന് പറയിന്ന് ഇവര് അനക്ക് പിന്നാ അതിന് താൽപ്പര്യോം ഇല്ലാ ആ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

ആ പറയാ പറയാ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

ആ അഹ് ഞാൻ PSC ന്റെ നോക്കന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ആ എന്നിട്ടതിന് പൊന്നില്ലേ

ആന്നോ ഹും ഉം എന്നാ പിന്നെ അത് ഞാൻ ഇവിടെ ഏതായാലും ചോയ്ച്ചു നോക്കട്ട് വീട്ടിൽ പറഞ്ഞ് നോക്കട്ട് എന്താ പറയുന്നേ നോക്കിട്ട് ഞാൻ നിന്നെ വിളിക്ക എന്തായാലു വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും course ഉണ്ടെങ്കില് നീ ഒന്ന് പറ എന്നോട് ചേരാന്ന് വിചാരിക്കിന്ന് അതന്നെ ഇതാന്ന് നല്ലെന്ന് തോന്നിന്ന് ഏതായാലും ഇത് placement എല്ലും ഇവരെന്നെ ready ആക്കി തരുന്നുണ്ടോ

അതേയ അപ്പൊ ഇതെങ്ങനെ course കഴിഞ്ഞിട്ടാമ്പം ഏർ ഒഴിവുള്ളത് നോക്കിയിട്ട് പറയാ ചെയ്യാ നമ്മളോട്

ആ ആ ഏച്ചിന്റേത് തീരാനായ നീ പറഞ്ഞ പരിചയത്തിൽ ഉള്ളവര് ഇല്ല തീരാനായില്ല അവൾടെ ഇപ്പം നടക്കിന്നത്രെ

ആ എങ്ങനെ ഇണ്ടോലും class ക്കെ അവരിക്ക് class ക്കെ ഏർ നല്ലതാന്നാ പറഞ്ഞ ഏർ നല്ല tutor തന്നെ ആന്ന പറഞ്ഞെ

ആ അവിടെ പോയിട്ടെന്ന്യാ പഠിക്കിന്ന് നമ്മളതൊ നമ്മളത് അവിടെ പോയിട്ടെന്നെ ആന്നോ? അല്ല നമ്മളത് ഇപ്പൊ നമ്മക്ക് വീട്ടീന്ന് തന്നെ ചെയ്യാ മൂന്ന്‌ മാസം

ആ മൂന്ന് മാസം വീട്ടീന്ന് തന്നെ ചെയ്യാം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

ആ അതെ പിന്നെ എല്ലാരും ഉണ്ടെകിൽ നല്ലതാന്നു ഒറ്റക്ക് പോണ്ടല്ല എവിടേം

ആ നീ ചോയിച്ചിട്ട് പറ

ആ അതെ ആറുമാസം തന്നെയാണ്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

മോയായിരത്തി അഞ്ഞൂറ് ആവുമ്പം എന്ന് പറയുമ്പം bank coaching ന്എല്ലും നല്ല പൈസ വരുന്നുണ്ടെന്നാ പറഞ്ഞത് പിന്നാ PSC ക്കൊന്നും coaching നായിട്ട് ഒന്നും വിടുഒന്നും ഇല്ല എന്തായാലും ഇങ്ങനെ എന്തേലും course എടുത്തിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് കേറാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോ അല്ലെങ്കില് pg പോണം പൊന്നിണ്ടെങ്കിൽ പോയിക്കൊന്നാ പറഞ്ഞത് എന്നോടും അങ്ങന അങ്ങന്നെപറഞ്ഞെ pg ന്നേയാ ഇവരും പറയിന്ന് പക്ഷെ എനക്ക് pg ലേക്ക് പോവാൻ വേണ്ടിയിട്ട് അങ്ങന താൽപ്പര്യം ഇല് pg എടിത്തിട്ടെന്നെ എല്ലാരും അങ്ങനെ placement ഇല്ലാണ്ട് വീട്ടി തന്നെ ആവിന്നിന്ന് പറഞ്‍ അതോണ്ട് പിന്ന എനിക്ക് തീരെ താൽപ്പര്യം ഇല്ല

അവോണ്ട് ഇങ്ങനത്തെ എന്തേങ്കു course അന്നെ നോക്കണം

ഉം നോക്കാ നിന്റെ ഏട്ടന് ഇപ്പം ഏതോ course ന് ചേർന്നിട്ടുണ്ട് പറഞ്ഞിറ്റിലെ എടെയോ placed ആയിന്നു പറഞ്ഞിട്ടിണ്ടായിട്ടേ അത് എയിന്റെ base ആണോ

accounding അന്നെ എടുത്തത് ഇപ്പം എന്നിട്ട് ഗൾഫിൽ പോയിട്ടിണ്ട്

ചേർന്നത് എവിടെയാ

ആ അവിടെ എങ്ങനാ class ഒക്കെ അവിടെ class ഒക്കെ നല്ലതെന്നെ fees അധികാന്ന് അത് അവിട ഇതിനെക്കാളും പൈസ അധികന്ന് പക്ഷെ അത് ആറ് മാസത്തേക്ക് അല്ല തോന്നിന്ന്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

പറഞ്ഞത് അത് പിന്നാ എന്തായാലും ഇവിടുള്ളത് പോയതെന്നെയാണ് നോക്കിയതെന്നെയാന്ന്‌ അത് പിന്നെ അത് പഠിച്ചാലും എന്തായാലും ജോലിന്റെ ഒന്നും കയ്യിലലാ നമ്മക് പിന്നെ accounting തന്നെ പഠിച്ചിട്ട് അതിലേക്കെന്നെ കിട്ടിയാല് നല്ലതല്ലേ ഏതായാലും അറിയിന്നതല്ലേ ആ അതതേ ഇപ്പം ഏട്ടൻ എടയ പൊറത്താണോ ജോലി ചെയ്യിന്നെ?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

ആ ആ നമ്മക്ക് എന്നാ ഇതിനെന്നെ പോവാ അല്ലെ one minute എ hello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

ചിലപ്പോ ഈ number ഇൽ വിളിച്ച കിട്ടൂല ഞാൻ വേറെ ഒരു number ഞാൻ അയച് തരാ നീ അതിലേക്ക് ഒന്ന് വിളിക്കോ ആ ആഹ് ഉം

ആ പിന്നാ ഏർ ഇപ്പൊ എന്നാ ചെയ്യിന്ന് ഇപ്പം വീട്ട് തന്നെ degree കഴിഞ്ഞിട്ട് ഇപ്പം വീട്ട് തന്നെ ഇരിക്കെന്ന് അന്നെരന്ന് ഇങ്ങനെ ഓരോ course നെ കുറിച് നോക്കിന്ന്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 ആ അതെന്നാ ഞാനും പറഞ്ഞത് പൈസേം ഏകദെശം കൊറവെന്നേ ആന്നല്ലോ ആറുമാസത്തേക്ക് ഇത്ര അല്ലെ അവുലു

ആ അതെ അങ്ങനെ അന്നാ പറഞ്ഞത് ആ ആഹ് അവിടിന്നെന്നെ അറിയിക്കുവായിരിക്കും അല്ലെ എന്നാല്

ആ അതെ എന്തെങ്കിലും ഒഴിവിണ്ടെങ്കിൽ നമ്മള് ഇപ്പം cv ആകുവല്ലോ cv അങ്ങന ഏർ അയച് കൊടുത് അങ്ങന interview attend ചെയ്ത് അങ്ങനാ കേറുന്നത് ആ ആഹ് cv ഒക്കെ ഉണ്ടോ cv ഒക്കെ ആക്കിനോ cv ഇല്ല ആകണത്രേ നീ ആക്കിയോ ഞാൻ ആകിറ്റിണ്ട് പക്ഷെ അത് കൊറച് കൂടി update ആകണം തോന്നുന്നു

ഞാൻ അത് തറക്കിന്ന് ആന്നെയാണ് ആക്കിയത് ഇനി ഇപ്പം ഈ course കൂടി കഴിഞ്ഞിട്ടെ uodate ആക്കാന് വിചാരിക്കിന്ന് ഈ course കൂടി കയിഞ്ഞ നമ്മക്ക് അതും കൂടി അയിന്റെ ഒപ്പരം ചേർക്കലോ ആ ആ ആ എന്നാ പിന്നാ നീ അത് ആകുമ്പം എന്നഒന്ന് വിളിക്കണേ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

അപ്പം അവരിക്കും കൊഴപ്പുള്ള പോയിക്കൊന്ന് പറഞ്ഞിട്ടിണ്ട്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

ആ വിളിക്കാ വിളിക്കാ

ആ അയക്കാ അയക്കാ എന്നാ പിന്നാ ശേരി എന്നാ ആ അഹ് course ന കുറിച്ച ഏർ വേറെ എന്തെങ്കിലും course ന കുറിച്ച അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് പറയണം കേട്ടോ

ആ ചോയിച്ചിട്ട് നിന്നോട് അത് പറയാ ഇത് നമ്മക്ക് ഒന്ന് അന്വേഷിച് ആട പോയി നോക്കിട്ട് നമ്മക്ക് പറ്റുന്നതാന്നൊന്ന് നോക്ക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 ആ നീ എവിടെ എപ്പോഴാണ്നിങ്ങള് പോന്നന്ന് വെച്ച എന്നോട് പറ അന്നേരം ഞാൻ വരാം

ആ നിനക്ക് ഈ ആഴ്ച പറ്റൂലാന്ന് അല്ലെ പറഞ്ഞെ അപ്പം അടുത്താഴ്ച നമ്മക്ക് നോക്കിട്ട് പോവാ ആ okay okay

hello നമസ്ക്കാരം ഞാൻ പറയാൻപോകുന്നത് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ, ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ്പതിനഞ്ചിന്‌ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ദിവസം രാജ്യത്ത് ദേശീയ അവധി ആണ്‌. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയപതാക ഉയർത്തുന്നു. അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. തന്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞവർഷം നേടീയ അംഗീകാരങ്ങളും, രാജ്യം അഭീമുഖീകരിക്കുന്ന പ്രധാനപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നത് ദൂരദർശനാണ് സാധാരണയായി ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഷെഹ്നായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങുകൾ, Parade കൾ, പതിനേഴാം നൂറ്റാണ്ട് മുതൽ യുറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലുകുത്താൻ തുടങ്ങി. പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് East India Company സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബലശക്തിയായി മാറി. ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിനുശേഷം, ഇന്ത്യാ ഗവൺമെന്റ് ആക്റ്റ്ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അനുസരിച്ച്, ബ്രിട്ടീഷ് രാജഭരണകൂടം ഇന്ത്യ യുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ -ൽ രൂപവത്കരിച്ച ഇന്ത്യൻ National Congress Party, ഇന്ത്യയിലുടനീളം ഉയർന്നുവന്നു. പിന്നീട് രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും ആരംഭിച്ചു. ഇന്ത്യയിലും മൂന്ന് ദേശീയ അവധി ദിനങ്ങളിലൊന്നായ സ്വാതന്ത്ര്യദിനം മറ്റ് രണ്ട് ദേശീയ അവധി ദിനങ്ങൾ ജനുവരി ഇരുപത്തി ആറിന് Republic ദിനവും ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആചരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ തലേദിവസം, രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. ഓഗസ്റ്റ് പതിനഞ്ചിന്‌ ദില്ലിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക ഉയർത്തുന്നു. ബഹുമാനാർത്ഥം ഇരുപത്തിയൊന്ന് തവണ നിറയൊഴിക്കുന്നു. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും കൂടുതൽ വികസനത്തിന് ആഹ്വാനം ചെയ്യുന്നു.